അതിൻ്റെ താഴെ ഒരു ഓട്ടോ കിടക്കുന്നു അവിടെ ഒരു ഗോപുരമുണ്ട്.

മൂന്നുപേർ മഞ്ഞയും വെള്ളയും ചേർന്ന ബനിയനും കറുത്ത നിക്കറും ഒരാൾ ചുവന്ന ഉടുപ്പും കറുത്ത നിറ നിക്കറും ഇട്ടിരിക്കുന്നു.

ഇതൊരു മണ്ണെടുത്ത പ്രദേശമാണ് അവിടെ കുറച്ച് കടകൾ ഉണ്ട്.

ഫോട്ടോ എടുക്കുന്ന ആൾ ഒരു വർക്ക് ഔട്ട് സാധനത്തിൽ പിടിച്ച് കൊണ്ട് നിൽക്കുന്നു.

അവിടെ നിറയെ കെട്ടിടങ്ങൾ ഉണ്ട് മൂന്ന് കുട്ടികൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു.

ഒരു കെട്ടിടത്തിൻ്റെ അടുത്തൊരു കാറ്റാടിയുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നു.

അവടെ ഒരു സ്റ്റേജ് ഉണ്ട് സ്റ്റേജ് ഇൻ്റെ മുകളിൽ കുറെ ലൈറ്റുകൾ കെട്ടി വെച്ചിരിക്കുന്നു.

മീൻ വിൽക്കുവാൻ രണ്ടു സ്ത്രീകളും ഒരു പുരുഷനും ഇരിക്കുന്നു.

മേശയുടെ പുറത്ത് ഒരു വെള്ള പാത്രവും രണ്ടു ഉരുളിയും രണ്ട് ചെറിയ പാത്രങ്ങളും ഒരു ജഗ്ഗും പിന്നെ ഒരു ഗ്ലാസ് അവിടെയുണ്ട്.

ഇതൊരു ബുക്ക് സ്റ്റാൾ ആണ് ഇവിടെ കുറെ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നു.

ഈ ബുക്ക് സ്റ്റാൾ ഇൽ പലതരം കഥകളും കവിതകളും അടങ്ങിയ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നു.

അവിടെ ഒരു കസേരയും കാണാം ഈ ബുക്ക് സ്റ്റാൾ ഇൽ ഒരാൾ നിൽക്കുന്നു.

അതിൽ ഒന്ന് ബുദ്ധൻ്റെ പ്രതിമ അതിൽ പല തരം രൂപങ്ങൾ കൊത്തി പണിഞ്ഞിരികുന്നു.

ആളുകൾക്ക് കാണാൻ വേണ്ടി മുൻപിൽ പ്രത്യേകം സൗകര്യങ്ങളുമുണ്ട്.

ഇതൊരു മുടിവെട്ട് കടയാണ് കടയുടെ അകത്ത് മുടി വെട്ടാനുള്ള സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു.

അവിടെ മറ്റൊരാൾ ഓറഞ്ച് വസ്ത്രം അണിഞ്ഞിരിക്കുന്നു അവരുടെ പിറകിലായി ഒരു വാതിലിൽ ആ വാതിൽ പൂമാലകളും തോരണങ്ങളും വെച്ച് അണിയിച്ചിരിക്കുന്നു.

ഇതൊരു ജിമ്മാണ് ഇവടെ രണ്ടാളുകൾ ഉണ്ട്.

അവിടെ നിറയെ വ്യായാമം ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ട് അവിടത്തെ ഫിത്തിയിൽ നിറയെ ചിത്രങ്ങൾ വ വരച്ച് വച്ചിരിക്കുന്നു.

ഇവിടെ ഒരു ജനാലയുണ്ട് ജനാലയുടെ താഴെ കുറേ കുപ്പികളും ഒരു ബാഗ് ഉം വെച്ചിരിക്കുന്നു.

ഇതൊരു ഇലക്ട്രോണിക് ഷോ റൂമാണ് അതിൻ്റെ അകം നല്ല മനോഹരമാണ്.

അതിൻ്റെ നടുവിൽ കൂടി ഒരു വരമ്പ് പോകുന്നു അവിടെ വലിയൊരു മലയുണ്ട്.

മലയുടെ താഴെ തെങ്ങുകളും പനകളും ഉണ്ട് വയലിന് സൈഡ് ഇൽ ഇലക്ട്രിക് പോസ്റ്റ് പണിയുന്നു.

കടയുടെ മുൻപിൽ ഒരാൾ സാധനം വാങ്ങി നിൽക്കുന്നു.

ഇത് ഒരു പരിപാടി നടക്കുന്ന സ്ഥലമാണ് അവിടെ പല നിറത്തിലുള്ള പൂക്കളും തുണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.

അവിടെ നിറയെ ലൈറ്റുകൾ വച്ചിരിക്കുന്നു അവിടെ കൊറച്ച് ആളുകളെ കാണാം.

ഇതൊരു ആഘോഷ സ്ഥലമാണ് ഇതിൽ പല രൂപത്തിലുള്ള പ്രതിമകൾ കാണാം.

പിന്നെ അപ്പുറത്തെ വശത്തും ഇതുപോലെ കസേരകളും ഡോക്ടർ ഇന്റെ മുറികളും പേരുകളും കാണാം.

ഇതൊരു പോസ്റ്റ് ഓഫീസ് ആണ് അവിടെ നിറയെ വണ്ടികൾ ഒതുക്കി ഇട്ടിരിക്കുന്നു.

പോസ്റ്റ് ഓഫീസിന് പിറകിൽ കുറച്ച് വലിയ മരങ്ങൾ നിൽക്കുന്നത് കാണാം.

ഇതൊരു പച്ചപ്പായ പ്രദേശമാണ് ഇവിട നിറയെ മരങ്ങളും ചെടികളും ഉണ്ട്.

മലയുടെ മൊകളിൽ നിറയെ പാറകളും മരങ്ങളും കാണാം.

ഈ ഷെഡ് ഇന്റെ അരികിൽ കൂടി ഒരാൾ നടന്നു പോകുന്നു.

ഇത് രണ്ടുനില കെട്ടിടമാണ് താഴെ എച്ച്_ഡി_എഫ്_സി ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നു.

അവിടെ നിറയെ ഇരുചക്ര വാഹനങ്ങൾ ഒതുക്കിയിട്ടിരിക്കുന്നു.

ഇതൊരു കളി സ്ഥലമാണ് അവിടെ ചരിഞ്ഞ് പച്ച പുല്ലുകൾ വെട്ടി നിർത്തിയിരിക്കുന്നു.

കുറേ ബലൂണുകൾ താഴെ കിടക്കുന്നു കുറേ ബലൂൺ കൾ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു.

അവർ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതിൽ ഒരു കുട്ടി മൈക്ക് ഇൽ സംസാരിക്കുകയാണ്.

ആ കുട്ടിയുടെ പിറകിലത്തെ ഫിത്തിയിൽ ഓറഞ്ച് വെള്ള പച്ച നിറത്തിലുള്ള ബലൂണുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു.

ഡോക്ടർ ഇന് മുൻപിൽ മേശ ഉണ്ട് ആ മേശമേൽ നിറയെ മരുന്നുകളും ഗുളികകളും ഉണ്ട്.

വലത് വശത്ത് നിറയെ കെട്ടിടങ്ങളും കുറച്ച് വാഹനങ്ങളുമുണ്ട്.

ഇതൊരു ടൗൺ ആണ് അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ട്.

ഒരു വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി കെട്ടിടത്തിലേക്ക് പോകുന്നു.

കടയുടെ മുമ്പിൽ ബുക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു കടയിലെ മുമ്പിൽ ഒരു ബൈക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു.

നാലു വിൽപ്പനക്കാർ സാധനങ്ങൾ വിൽക്കാനായി വന്നു മൂന്ന് ആൾക്കാർ.

കടയുടെ മുന്നിൽ കൂടി ഒരു വലിയ സ്കൂൾ വണ്ടി പോകുന്നുണ്ട്.

ഒരു പെൺകുട്ടി സ്റ്റേജ് ഇന്റെ അരികിൽ നിൽക്കുന്നുണ്ട് സ്റ്റേജ് ഇന്റെ മുൻപിൽ കുറെ സ്ത്രീകളും ഒരു പുരുഷനും ഉണ്ട്.

ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ എടുത്തു കൊണ്ട് നിൽക്കുന്നു.

കെട്ടിടം പകുതി പണിഞ്ഞിരിക്കുന്നു ആ കെട്ടിടത്തിൽ നിറയെ കമ്പുകൾ കുത്തി വെച്ചിരിക്കുന്നു.

കെട്ടിടം പണിയാനായി നിറയെ വലിയ പാറകളും കല്ലുകളും നിരത്തിയിട്ടിരിക്കുന്നു.

ഡപ്പകളുടെ മുകളിൽ നിറയെ മീനുകൾ നിരത്തി വെച്ചിരിക്കുന്നു.

പല തരത്തിലുള്ള മീനുകൾ ഉണ്ട് മീനുകൾ വാങ്ങിക്കാൻ ഒരു സ്ത്രീയും നിറയെ പുരുഷന്മാരുമുണ്ട്.